അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി നാലിൽ പ്രസിദ്ധീകരിച്ച optics എന്ന പുസ്തകം. ആയിരത്തി അറുനൂറ്റി എൺപത് ഓടെയാണ് principia എഴുതാനുള്ള സാഹചര്യം ന്യൂട്ടന് ഉണ്ടായത്. ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട philosophiae naturalis principia mathematica എന്ന മുഴുവൻ പേരും principia എന്ന ചുരുക്ക് പേരു ഉള്ള ന്യൂട്ടന്‍റെ ഗ്രന്ഥം പ്രകൃതിയുടെ തത്വശാസ്ത്രത്തത്തിന്‍റെ ഗണിതശാസ്ത്ര നിയമങ്ങൾ എന്നും ഭാഷാന്തരണം ചെയ്യാം. ഭൗതികവിജ്ഞാനം ഉള്ളിടത്തോളം കാലം പഠിക്കാതിരിക്കാൻ കഴിയാത്തതാണ് principia യുടെ ഉള്ളടക്കം. ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത്തിൽ ബ്രിട്ടീഷ് parliament ൽ തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് തിരിച്ചു വന്നതോടെ അദ്ദേഹം രോഗശയ്യയിൽ ആയി. അവസാനകാലത്ത് ഈയത്തിൽ നിന്നും രസത്തിൽ നിന്നും സ്വർണം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുകയും വർഷങ്ങളോളം അതിന് ചെലവഴിക്കുകയും ഉണ്ടായി. ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ തികച്ചും രോഗ~ രോഗഘസ്ഥനായ ന്യൂട്ടന്‍റെ തന്‍റെ എൺപത്തി അഞ്ചാം വയസ്സിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപതിന് ഇഹലോകവാസനം

ഐ~ ഐസക് ന്യൂട്ടൻ son of ഫിലിപ്പോ. ലാൽ അഭിനയ നെടുമുടി വേണു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ഐസക് ന്യൂട്ടൻ son of ഫിലിപ്പോസ്. ലാൽ അഭിനയ നെടുമുടി വേണു എന്നിവരാണ് പ്രധാന വേഷങ്ങളില്‍ അഭിനയിച്ചിരിക്കുന്നത്. ഹരീഷ്, ഉണ്ണി എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്‍റെ രചന നിർവഹിച്ചിരിക്കുന്നത്. മധുമാജ് productions ന്‍റെ ബാനറിൽ s മുരളീധരനാണ് ചിത്രം നിർമ്മിച്ചത്. ലാൽ, അഭിനയ, നെടുമുടി വേണു എന്നിവരാണ് അഭിനേതാക്കൾ ഐസക് ന്യൂട്ടന്‍റെ january ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ വലിയ നഗരവും യൂറോപ്പ്യൻ യൂണിയണിലെ ഏറ്റവും ജനസംഖ്യയും ഉള്ള നഗരമാണ് ലണ്ടൻ. ടോംസ് നദി ഈ നഗരത്തിലൂടെയാണ് ഒഴുകുന്നത്. രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഒരു നഗരമാണ് ലണ്ടൻ. ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിന്‍റെ കാലത്താണ് ഈ നഗരം സ്ഥാപിതമാകുന്നത്. ഇതിന്‍റെ റോമൻ പേര് ലുണ്ടേനീയം എന്നായിരുന്നു. united kindom ഐക്യരാജ്യം united kingdom എന്ന വാക്കാൽ വിഭശിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ട്. അവയെക്കുറിച്ച് അറിയാൻ ഐക്യരാഷ്യം ഐക്യരാജ്യം united kingdom വിവക്ഷകൾ എന്ന താൾ കാണുക. ഗ്രേറ്റ് ബ്രിട്ടൻ ദ്വീപുകളിലെ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് എന്നീ രാജ്യങ്ങളും അയർലൻഡ് ദ്വീപിലെ ഉത്തര അയർലൻഡും ഉൾപ്പെട്ട കൂട്ടായ്മയാണ് ഐക്യരാജ്യം. ഭൂമിശാസ്ത്രപരമായി വടക്കൻ atlantic സമുദ്രത്തിൽ യൂറോപ്യൻ വൻകരയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതിചെയ്യുന്ന ഒരു കൂട്ടം ദ്വീപുകളാണ് UK യുടെ ഭാഗമായുള്ളത്. ഇതൊരു വികസിത രാജ്യമാണ്. സാമൂഹിക സുരക്ഷ ലഭ്യമായ ഒരു ക്ഷേമരാജ്യം കൂടിയാണിത്. capitallegist സമ്പത്ത് വ്യവസ്ഥയാണ് നിലവിലുള്ളത്. വ്യക്തിസ്വാതന്ത്ര്യം, ജനാധിപത്യം, gender സമത്വം, സാമൂഹിക സുരക്ഷ

nurseing, IT തുടങ്ങിയ മേഖലകളിൽ കേരളത്തിൽ നിന്നും ധാരാളം nurse മാരെ UK യിലെ HNHS ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നിയമിച്ചിരുന്നു. അതിനാൽ ധാരാളം മലയാളി nurse മാരെ UK യിൽ കാണാം. തലസ്ഥാനം ലണ്ടൻ. ഔദ്യോഗിക ദേശീയ ഭാഷ english.

വരുന്നത് UK യുടെ സ്ഥാനം കാണിക്കുന്ന ഭൂപടം. കടും പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് UK. ഇളം പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നത് യൂറോപ്പ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സ്കോട്ട്ലാൻഡ്, ഉത്തര അയർലൻഡ് യൂറോപ്യൻ വൻകരയിലെ ഇരുപത്തി ഏഴ് രാജ്യങ്ങൾ ചേർന്നുള്ള സംഘരാഷ്ട്രമാണ് യൂറോപ്യൻ യൂണിയൻ. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ Maastricht ഉടമ്പടിയിലൂടെയാണ് ഈ ഏകീകൃത രാഷ്ട്രീയ സംവിധാനം നിലവിൽ വന്നത്. ഏകീകൃത യൂറോപ്പിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലുള്ള ശ്രമങ്ങളുടെയും പൊതുവേദികളുടെയും ഫലമാണ് യൂറോപ്യൻ യൂണിയന്‍റെ പിറവി. നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോവുന്നത് football ലെത്തന്നെ എക്കാലത്തെയും മികച്ച football കളിക്കാരൻ ആയ ക്രിസ്റ്റ്യാനോ റൊണാള്‍ഡോയെ കുറിച്ചാണ്. അദ്ദേഹം ഒരു പോർച്ചുഗീസ് footballer ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോസ് സാന്റോസ് അവരിയോ എന്നാണ് അദ്ദേഹത്തിന്റെ official ആയ fullname എന്ന് പറയുന്നത്. നിലവിൽ പോർട്ടുഗൽ ദേശിയ ടീമിന് വേണ്ടിയും അൽ ~അൽ നാസറിന് വേണ്ടിയുമാണ് ഇദ്ദേഹം ഇപ്പോൾ കളിച്ചുവരുന്നത്.

മികച്ച പ്രകടനം കാഴ്ച വെച്ച ഇദ്ദേഹം രണ്ടു season കൾക്ക് ശേഷം sporting team ലേക്കു മാറി. റൊണാൾഡോയുടെ മികച്ച കഴിവുകൾ ശ്രദ്ധിച്ച Manchester United ന്റെ manager സർ അലക്സ് ഫെർഗുസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്~ ഇരുപത്തി മൂന്ന് പതിനെട്ട് വയസുള്ള റൊണാൾഡോയും ആയി പന്ത്രണ്ടു point രണ്ടു ലക്ഷം യൂറോ~ യൂറോ കരാറിൽ ഏർപ്പെട്ടു. ആ season ൽ റൊണാൾഡോ തന്റെ ആദ്യ club നേട്ടമായ AFA cup കപ്പ് നേടി. രണ്ടായിരത്തി നാല് UFA Euro Cup ൽ

അതെ വർഷം റൊണാൾഡോ FIFA World Player of the Year ആയും, Player of the Year ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടെ നാല്പതു വർഷത്തിൽ Manchester United ൽ നിന്നുള്ള ആദ്യ ബാലെന്റിയുർ ജേതാവുമായി. രണ്ടായിരത്തി എട്ടിൽ season ൽ റൊണാൾഡോയുടെ മികച്ച പ്രകടനത്തിന് ശേഷം ഇതിഹാസ നെതർലൻഡ്‌സ്‌ താരം ജോഹോൺ ക്രെയ്സ് റൊണാൾഡോയിനെ ജോർജ് ബേസ്ഡ് നും എന്നും ഡെ~ഡെനീസ് ലോവിനും മുകളിൽ സ്ഥാനം കൊടുത്തു. രണ്ടായിരത്തി പതിമൂന്നു വർഷം ബാലാന്റിയോർ പുരസ്‌കാരം കൂടി നേടിയതോടെ football ചരിത്രത്തിൽ പ്രധാന താരങ്ങളിൽ ഒരാളായി. രണ്ടായിരത്തി പതിനഞ്ചു രണ്ടായിരത്തി പതിനാറു season ൽ റൊണാൾഡോയുടെ caree~career ലെ ഏറ്റവും മികച്ച season ആയി കണക്കാക്കപ്പെടുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവുo വിപണനപരവും പ്രശസ്തവുമായ കായികതാരങ്ങളിൽ ഒരാളായ റൊണാൾഡോ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും sports ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന athlete ആയും രണ്ടായിരത്തി പതിനാറിൽ മുതൽ രണ്ടായിരത്തി പത്തൊമ്പതു വരെ ESPN ലോകത്തെ ഏറ്റവും പ്രശസ്തമായ അത്‌ലറ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം ഏറ്റവും കൂടുതൽ നൂറു പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. രണ്ടായിരത്തി പതിനാലിൽ ലോകത്തെ സ്വാധീനിച്ച ആളുകൾ അവരുടെ career ൽ ഒരു ബി~ഒരു billion dollar സമ്പാദിച്ച ആദ്യത്തെ football കളിക്കാരനും മൂന്നാമത്തെ കായികതാരവുമായിട്ടാണ് റൊണാൾഡോയെ കണക്കാക്കപെടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ജനനത്തെയും ജനനവും കുടുംബത്തെയും കുറിച്ചാണ്. . ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കുടുബം കൊടും ദാരിദ്ര്യത്തിലായിരുന്നു. ഇൻ~ ഇനി ഒരു മകനെ കൂടി വളർത്താൻ ഉള്ള ശേഷി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ടു തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഗർഭാവസ്ഥയിൽ തന്നെ ക്രിസ്ത്യയെ ഇല്ലാതാകാൻ ശ്രമിച്ചു. ഗർഭാവസ്ഥയിലുള്ള റോണോയെ ചൂടുള്ള beer കുടിച്ച് ഇല്ലാതാക്കാൻ പല തവണ ശ്രമിച്ചു. പ്രതിസന്ധികൾ എല്ലാം മറി കടന്നു കുഞ്ഞു റോണോ ജനിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോദോസ് സാന്റോസ് അവാരിയോ February അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് പോർചുഗലി~പോർച്ചുഗലിലെ മദിരയിൽ ഫുൻഷയിലാണ് ജനിച്ചത്. അച്ഛൻ ജോസോ ഫീനിസ് അവേറോ അമ്മ മറിയ ഡോണാസ് ~ഡോസ് സാന്റോസ് അവേറോ. തന്റെ പ്രിയപ്പെട്ട നടനും അന്നത്തെ അമേരിക്കൻ പ്രെസിഡന്റുമായ റൊണാൾഡ്‌ ഡീഗന്റെ പേരാണ് അച്ഛൻ തന്റെ ഇളയ മകന് ഇട്ടത്. റൊണാൾഡോ~ റൊണാൾഡോവിനെ ഹ്യൂഗോ എന്ന ഒരു ജ്യേഷ്ഠനും എൽമ ലിയാനോ കാഷ്യ എന്ന ഒരു ജ്യേഷ്ഠത്തിയും ~ജ്യേഷ്ഠത്തിമാരും ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ club career നെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ club career ന്റെ തുടക്കം റൊണാൾ ~ തുടക്കം എന്ന് പറയുന്നത് റൊണാൾഡോ വളർന്നു വന്നത് പോർച്ചുഗീസ് club ആയ ബെൻസിക പ്രേമി ആയിട്ടാണ്. എട്ടാം വയസിൽ amature team ആയ അന്റോറിനയ്ക് വേണ്ടി കളിച്ചു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നാസിയോണലിൽ ചേർന്നു. . അവിടെ cup ജയിച്ചതിൽ തുടർന്ന് supporting ലേക്ക് മൂന്ന് ദിവസത്തേക് പോയ റൊണാള്‍ഡോയ്ക്ക് അവര് കരാർ കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. supporting റൊണാൾഡോ supporting മറ്റു യുവ താരങ്ങളോടൊപ്പം sporting ന്റെ youth academy ആയ അല്കചേട്ടെയ്ൻ പരിശീലനം തുടങ്ങി. sporting ലെ under sixteen under seventeen, under eighteen B team പിന്നെ first team എന്നിവയിൽ ഒരേ season ൽ കളിച്ച ഒരേയൊരു കളിക്കാരനാണ് റൊണാൾഡോ. sporting ന് വേണ്ടിയുള്ള തന്റെ ആദ്യ കളിയിൽ

പിടിപ്പെട്ട റൊണാൾഡോവിനെ അമ്മയുടെ അനുമതിയോടെ sporting അധികൃതർ ആശുപത്രിയിൽ ചേർത്തു. അവിടെ laser ഉപയോഗിച്ചു operation നടത്തിയതിനെ കുറിച്ച് ദിവസങ്ങൾക്കുള്ളിൽ റോണോ പരിശീലനം വീണ്ടും തുടങ്ങി. റൊണാൾഡോയുടെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞത് അന്നത്തെ ലിവർപൂൾ manager ആയ ജോറാൾഡ് ഹൂളിയർ ആയിരുന്നു. പക്ഷേ ലിവർപൂൾ അന്ന് റൊണാൾഡോയെ തങ്ങളുടെ team ൽ ചേർത്തില്ല. റൊണാൾഡോയ്ക്ക് തീരെ ചെറുപ്പം ആണെന്നും കഴിവ് വളർത്തിയെടുക്കാൻ കുറച്ചുംകൂടി സമയം വേൺ ~വേണമെന്നുമായിരുന്നു അവർ കാരണം പറഞ്ഞത്. പക്ഷെ രണ്ടായിരത്തി മൂന്നിൽ എസ്ടിയാടോ ജോസോ അൽ അധ്വായ്ബ എന്ന ലിസ്ബണിലെ കളിക്കളത്തിന്റെ ഉത്ഘാടന മത്സരത്തിൽ Sporting Manchester United നെ തോല്പിച്ചപ്പോൾ റൊണാൾഡോയുടെ കഴിവ് കണ്ട Manchester താരങ്ങൾ തങ്ങളുടെ manager ആയ സർ അലക്സ് ഫർഗൂസന്റെ ശ്രദ്ധ റോണോയിലേക് തിരിച്ച വിട്ടു. ഇനി അദ്ദേഹം Manchester United ൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ കളിച്ച കളികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്.

ഇതോടെ Manchester ൽ വരുന്ന ആദ്യത്തെ പോർച്ചുഗീസ് താരമായി റൊണാൾഡോ അന്നറിയപ്പെട്ടു. ചുവന്ന ചെകുത്താനായി മാറിയശേഷം റൊണാൾഡോ manager ഓട് jersey number ഇരുപത്തി എട്ട് ആവശ്യപ്പെട്ടു. റൊണാൾഡോ Sporting ൽ കളിച്ചത് ഈ number ലായിരുന്നു. ഇതിനുകാരണം jersey number ഏഴ് അണിയുന്ന കളിക്കാരന്റെ മേൽ ഒരുപാടു പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ച് united ലെ ഇതിഹാസ താരങ്ങളായ

കളിക്കാരിൽ നിന്നും അതെ നിലവാരത്തിലുള്ള പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. റൊണാൾഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ Manchester ൽ ചേർന്ന ശേഷം manager എന്നോട് ചോദിച്ചു എനിക്ക് ഏതു jersey number വേണമെന്ന്. ഞാൻ ഇരുപത്തി എട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അല്ല നീ ഏഴാം number തന്നെ അണിയും, അണിയുക ചെയ്യണം. ആ പ്രശസ്ത jersey എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി. പ്രതീക്ഷകളിലേക്ക് ഉയരാൻ അതെന്നെ നിർബന്ധിച്ചു.

അറുപതാം മിനിറ്റിൽ പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. united ലെ തന്റെ ആദ്യ goal നേടിയത് എതിരെ ഒരു free kick ലൂടെ ആണ്. ആ കളി united മൂന്നേ പൂജ്യത്തിനു ജയിച്ചിരുന്നു. റൊണാൾഡോ തന്നെയാണ് ചുവന്ന ചെകുത്താന്മാരുടെ ആയിരമ~ആയിരാമത്തെ goal നേടിയതും. രണ്ടായിരത്തിയഞ്ചു october ഇരുപത്തി ഒമ്പതാം തിയതി മിഡ്ഫീൽഡറോട് തോറ്റ കളിയിൽ ആ season ൽ റൊണാൾഡോ ആകെ മൊത്തം പത്തു goal കൾ നേടിയിരുന്നു. രണ്ടായിരത്തി അഞ്ചിൽ ആരാധകർ റൊണാൾഡോവിനെ Wipro special player of the year ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന്റെ കളിയാണ് പറയാൻ പോകുന്നത്. രണ്ടായിരത്തി ആറ് November December മാസങ്ങളിൽ തുടർച്ചയായി രണ്ടു തവണ റൊണാൾഡോ player of the year ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അഹ് കളികളിൽ നിന്നും ഏഴു goal കൾ നേടിയാണ് റൊണാൾഡോ ഈ ബഹുമതിക്ക് അർഹനായത്. English premiere league ന്റെ ചരിത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായി രണ്ടു തവണ ഈ ബഹുമതി നേടുന്ന മൂന്നാമത്തെ കളിക്കാരനായാണ് റൊണാൾഡോ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡെന്നിസ് ബെർകോം, റോബി ബൗളർ എന്നി കളിക്കാരാണ് റൊണാൾഡോവിനു മുമ്പേ ഈ നേട്ടം കൈവരിച്ച കളിക്കാർ. Manchester city ക്ക് എതിരെ റൊണാൾഡോ united~united ലെ റൊണാൾഡോ തന്റെ അമ്പതാമത്തെ goal നേടി. അതെ season ൽ തന്നെ united നാല് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ആദ്യത്തെ premiere ship കിരീടവും നേടി. തുടർച്ചയായി രണ്ടാം തവണയും റൊണാൾഡോ special of the year ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മാർച്ച് രണ്ടായിരത്തി എഴിൽ spanish club ആയ real madrid റൊണാൾഡോവിനെ സാന്ഡിഗോ വാൾബാരയിലെ real കളിക്കളത്തിലേക്കു കൊണ്ടുപോകുവാൻ എൺപതു million വരെ കൊടുക്കുവാൻ തയാറാണെന്നു വാർത്ത പരന്നു. അതോടെ പക്ഷെ റൊണാൾഡോ united മായി അഞ്ചു വർഷത്തെ കരാർ ഒപ്പുവെച്ച് ആഴ്ചയിൽ ഒരുലക്ഷത്തി ഇരുപതിനായിരം എന്ന ശമ്പള തുകയ്ക്കു Manchester united ന്റെ ചരിത്രത്തിൽ ഒരു കളിക്കാരനായി ലഭിച്ച ഏറ്റവും കൂടുതൽ ശമ്പളം ആണിത്. അങ്ങനെയും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി അദ്ദേഹം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ തന്റെ കരിയറിൽ ആദ്യമായി UFA champions league കിരീടം നേടിയ season ആണിത്. മേസ്‌കോവിൽ വെച്ച് നടന്ന final ൽ ചെല്സിക്ക് എതിരെ goal നേടാനും ക്രിസ്ത്യാനോയ്ക് ആയിരുന്നു. ഇങ്ങനെ ഒരുപാടു കളികളെ കുറിച്ച് അദ്ദേഹം ഒരുപാട് ഇന്നി~കളികൾ കളിച്ചിട്ടുണ്ട്. ഒരു ഇതിഹാസമായിട്ടാണ് നമ്മളിപ്പോഴും

hello നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന cricket താരത്തെ കുറിച്ചാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ അഥവാ സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് പേര്

ഇന്ത്യയിൽ ഒരു Parliament member യം ആണ് അദ്ദേഹം

സച്ചിൻ്റെ batting ഇന്ത്യയ്ക്ക് നിരവധി വിജയങ്ങൾ സമ്മാനിച്ചു cricket മതമായ ഇന്ത്യയിൽ സച്ചിൻ ദൈവമായി സ്വഭാവ ശുദ്ധീ കളഞ്ഞ് കുളിക്കാത്ത സച്ചിൻ മാന്യന്മാരുടെ കളിക്ക് കൂടുതൽ മാന്യത നേകി രണ്ടായിരത്തി രണ്ടിൽ cricket ലോകത്തെ അധികാരിക മാസികയായ wisden മാസിക അതായത് ഡോൺ ബ്രാഡ്മാന് ശേഷം ബ്രാഡ്മാന് ശേഷം cricket ലോകം കണ്ട ഏറ്റവും മികച്ച ഏർ രണ്ടാമത്തെ cricket പ്രതിഭയായി മികച്ച രണ്ടാമത്തെ ഏകദിന ക cricket കളിക്കാരനായും ടെണ്ടുൽക്കർ തിരഞ്ഞെടുത്തു വിവിയൻ റിച്ചാർഡ് ആയിരുന്നു പ്രഥമ സ്ഥാനത്ത് അന്താരാഷ്ട്ര cricket ൽ നൂറി ശതങ്ങൾ മികച്ച ആദ്യത്തെ കളിക്കാരനായി സച്ചിൻ രണ്ടായിരത്തി ഏർ പന്ത്രണ്ട് മാർച്ച് പതിനാറിന് ധാക്കയിലെ മിർപുരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന asian cup group ഏകദിനം മത്സരത്തിലാണ് സച്ചിൻ തൻ്റെ നൂറാം ശതകം ഏർ തികച്ചത് ഏർ test cricket ലും ഏകദിന cricket ലും ഏർ ആയി നിരവധി record കൾ സച്ചിൻ്റെ പേരിലുണ്ട് ഏകദിന cricket ലും test cricket ലും നിലവിൽ ഏറ്റവും കൂടുതൽ runs നേടിയുള്ള കളിക്കാരൻ ആണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ സച്ചിൻ ലോകം ഏർ ലോക cup ൽ ഏർ രണ്ടായിരം runs എടുക്കുന്ന ആദ്യത്തെ ഏർ ആദ്യ batsman ആയി നാന്നൂറ്റി അറുപത്തിമൂന്ന് ഏകദിന മത്സരങ്ങളിലായി പതിനെട്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറ് runs ഇദ്ദേഹം നേടീട്ടുണ്ട് പതിനേഴായിരം runs തികച്ച ഏർ ഏക cricket കളിക്കാരന് ഏർ കളിക്കാരനാണ് സച്ചിൻ test cricket ൽ പതിനൊന്നായിരം runs പിന്നിടുന്ന മൂന്നാമത്തെ കളിക്കാരനും ആദ്യത്തെ ഇന്ത്യക്കാരനും ആണ് സച്ചിൻ test ലും ഏകദിനത്തിലും ഏറ്റവും കൂടുതൽ century എന്ന record ഉം സച്ചിൻ്റെ പേരിലാണ് ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന ആറാമത്തെ വ്യക്തികത score ൻ്റെ ഉടമയായ അതായതു ഇരുപത്തിനാലാം തിയതി ഫെബ്രുവരി രണ്ടായിരത്തിപത്തിന് ദക്ഷിണാഫ്രിക്കെതിരെ match ൽ പുറത്താവാതെ ഇരുന്നൂറ് runs സച്ചിൻ ഏർ എടുത്തിട്ടുണ്ട്

രണ്ടായിരത്തിയൊമ്പത് നവംബർ അഞ്ചിന് ഹൈദരാബാദിൽ വച്ച് നടന്ന ഇന്ത്യൻ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ മത്സരത്തിൽ പതിനേഴായിരം runs തികയ്ക്കുന്ന ലോകത്തിലെ ആദ്യത്തെ താരം എന്ന

test cricket ലെ സച്ചിൻ്റെ ഉയർന്ന score ബംഗ്ലാദേശിനെതിരെ രണ്ടായിരത്തിനാലിൽ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് runs ആണ് എന്നാ വിളിപ്പേരിൽ അറിയപ്പെടുന്ന സച്ചിൻ പതിനാലാമത്തെ വയസ്സിൽ ആഭ്യന്തര cricket ൽ മുംബൈ cricket team നു വേണ്ടി കളിക്കുകയും ആദ്യ മത്സരത്തിൽ തന്നെ century തികക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ തൻ്റെ പതിനാറാം വയസ്സിൽ പാക്കിസ്ഥാൻ cricket team നെതിരെ കറാച്ചിയിൽ അന്താരാഷ്ട്ര cricket ൽ അരങ്ങേറ്റം നടത്തി

ഏർ civilian ബഹുമതിയായ പത്മ വിഭൂഷൺ നേടിയ ആദ്യത്തെ കായിക താരം എന്ന ബഹുമതിയും ഏർ വിശ്വനാഥിനൊപ്പം രണ്ടായിരത്തിയെട്ടിൽ സച്ചിൻ നേടുകയുണ്ടായി ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള cricket കളിക്കാരൻ ഏർ ഒരാളും പരസ്യം വഴി ഏറ്റവും അതികം വരുമാനം ഉണ്ടാകുന്ന cricket കളിക്കാരിൽ ഒരാളും ആണ് സച്ചിൻ cricket ന് പുറമെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ restaurant കൾ സച്ചിൻ നടത്തുന്നുണ്ട് നിലവിൽ ഇന്ത്യൻ parliament സഭാ അംഗവുമാണ് സച്ചിൻ രാജ്യ സഭയിലേക്കു തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സജീവ കായിക താരമാണ് അദ്ദേഹം ഏർ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് സച്ചിൻ അന്താരാഷ്ട്ര ഏകദിന cricket ൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഏകദിന cricket ൽ ഏറ്റവും അധികം runs century അർദ്ധ century കൾ കളിച്ച മത്സരങ്ങൾ എന്നീ record കൾ എല്ലാം വിരമിക്കുമ്പോൾ സച്ചിൻ്റെ പേരിലാണ് ഏർ രണ്ടായിരത്തിപന്ത്രണ്ട് ഏർ മാർച്ച് പതിനെട്ടിന് മിർപുരിൽ പാകിസ്താനെതിരെ ആണ് സച്ചിൻ അവസാന ഏകദിന മത്സരം ഏർ കളിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയേഴാം തീയതി IPL ആറാം season കിരീടം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ ശേഷം IPL നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഏർ നവംബർ പതിനാല് നവംബർ പതിനാല് മുതൽ പതിനാറ് മുംബൈ ലെ wankhede stadium ത്തിൽ വെച്ച് വെസ്റ്റ് ഇൻഡീസുമായി നടന്ന ഏർ test മത്സരത്തോട് സച്ചിൻ രാജ്യാന്തര test cricket ൽ നിന്ന് വിരമിച്ചു അതെ ദിവസം തന്നെ ഭാരത രത്ന പുരസ്‌കാരം നൽകി സച്ചിനെ ആദരിച്ചു ഭാരത രത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം ഏറ്റവും പ്രായം കുറന്ന വ്യെക്തിയുമാണ് സച്ചിൻ പതിനഞ്ചു വയസു മാത്രം പ്രായമുള്ളപ്പോൾ സച്ചിൻ ആഭ്യന്തര cricket ൽ അരങ്ങേറ്റം കുറിച്ചു ബോംബെ team നു വേണ്ടി ആൺ കളിച്ചത് തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ സച്ചിൻ നൂറ് runs നു ഏർ നേടി പുറത്താകാതെ നിന്നു ഗുജറാത്തിനെതിരെ ആയിരുന്നു അത് അതോടെ അദ്ദേഹം first class അരങ്ങേറ്റ മത്സരത്തിൽ century നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അതായത് പതിനഞ്ചു

ഒരേയൊരു കളിക്കാരനാണ് സച്ചിൻ പത്തൊമ്പത് വയസുള്ളപ്പോൾ നു വേണ്ടി കളിക്കുന്ന ആദ്യ വിദേശ കളിക്കാരനായി സച്ചിൻ നായി അദ്ദേഹം പതിനാറ് first class മത്സരങ്ങൾ കളിക്കുകയും നാല്പത്തിയാറെ point അഞ്ചേ രണ്ടേ ശരാശരിയിൽ ആയിരത്തി എഴുപത് runs നേടുകയും ചെയ്തു രണ്ടായിരത്തിയെട്ട് ഏപ്രിൽ നടത്തുന്ന indian premier league ൽ ഏർ reliance ഏർ industry ൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള മുബൈ ഇന്ത്യൻസ് team നു വേണ്ടി ആണ് സച്ചിൻ കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തിയൊമ്പതിൽ കറാച്ചി പാകിസ്താനെതിരെ സച്ചിൻ്റെ ആദ്യത്തെ test മത്സരം കൃഷ്‌ണമച്ചാരി ശ്രീകാന്ത് ആയിരുന്നു ഇന്ത്യൻ team ൻ്റെ captain അഞ്ചു മത്സരത്തിൽ പതിനഞ്ചു runs എടുക്കാനെ സച്ചിൻ കഴിഞ്ഞുള്ളു സച്ചിനെ പോലെ മറ്റൊരു അരങ്ങേറ്റക്കാരനായി ആക്കി കുറച്ചു ദിവസങ്ങൾക് ശേഷം നടന്ന test ൽ സച്ചിൻ തൻ്റെ കന്നി half century കുറിച്ചു ഡിസംബർ പതിനെട്ടിന് നടന്ന അദ്ദേഹത്തിൻ്റെ മത്സരത്തിലെ അരങ്ങേറ്റം ഏർ നിരാശാജനകം ആയിരുന്നു ഒരു run പോലും എടുക്കാൻ അദ്ദേഹത്തിനായില്ല വഖാർ യൂനിസ് തന്നെ ആയിരുന്നു ഇവിടെയും സച്ചിൻ്റെ wicket എടുത്തത് അതിന് ശേഷം നടന്ന ന്യൂസിലാൻഡ് പര്യാടനത്തിൽ രണ്ടാം test ൽ സച്ചിൻ എൺപത്തിയെട്ടു runs നേടി ആയിരത്തി തൊള്ളായിരത്തിതൊണ്ണൂറിൽ old trafford ൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ സച്ചിൻ തൻ്റെ test century നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന ഓസ്‌ട്രേലിയൻ പര്യടനത്തോടെ അദ്ദേഹം ഒരു ലോകോത്തര batsman എന്ന നിലയിൽ ഉറപ്പിച്ചു ഏർ സിഡ്‌നിയിൽ നടന്ന test ൽ അദ്ദേഹം നൂറ്റി നാപ്പത്തിയെട്ടു runs ഏർ നേടി അന്ന് അരങ്ങേറ്റം കുറിച്ച ഷെയിൻ വോൺ എതിരെയുള്ള സച്ചിൻ്റെ ആദ്യ മത്സരവുമാണത് വേഗതയേറിയ pitch ആയ ഏർ പെർത്തിൽ നടന്ന test ൽ സച്ചിൻ century അടിച്ചു test മത്സരം സച്ചിൻ ഇതുവരെ പതിനൊന്ന് തവണ man of the match ആയിട്ടുണ്ട് നാല് തവണ man of the series ഉം രണ്ടു തവണയും അത് ഓസ്‌ട്രേലിയക്ക് എതിരെ ആയിരുന്നു ഏർ നാല്‌ തവണ ആയിരുന്നു man of the series നേടിയിട്ടുള്ളത് ഏർ ഇതോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിര്ത്തുന്നു നന്ദി നമസ്കാരം ഹലോ നമസ്കാരം! രസതന്ത്രം എന്ന വിഷയത്തിലെ മൂലകങ്ങൾ എന്ന എന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. മൂലകങ്ങൾ. ആവർത്തന പട്ടികയിൽ നൂറ്റി പതിനെട്ടു മൂലകങ്ങളാണുള്ളത്. ഇവയിൽ തൊണ്ണൂറ്റി രണ്ടെണ്ണം പ്രകൃതിദത്ത മൂലകങ്ങളാണ്. ആവർത്തന പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ലോഹങ്ങളാണ്. മൂന്നു മുതൽ പന്ത്രണ്ട് വരെ Group കളുള്ള മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇവ D Block മൂലകങ്ങളെന്നു അറിയപ്പെടുന്നു. ഇവ നിറമുള്ള സംയുക്തങ്ങളുണ്ടാകുന്നു. ധാതുക്കൾ. ധാതുക്കള് എന്തൊക്കെയുണ്ടെന്നു ചർച്ച ചെയ്യാം. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശമടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ. അലൂമിനിയത്തിൻ്റെ ധാതുക്കൾ. പ്രധാനപ്പെട്ട അലൂമിനിയത്തിൻ്റെ ധാതുക്കൾ BauxiteCryolite കളിമണ്ണ്, അയിര്. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കും. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കും. Aluminium ത്തിൻറെ അയിര് Bauxite ആണ്. Aluminium ലോഹം വേർതിരിച്ചു എടുക്കുന്ന പ്രക്രിയ. Aluminium എന്ന ലോഹം വേർതിരിച്ചു എടുക്കുന്ന പ്രക്രിയയാണ് Hall Heroult പ്രക്രിയ. Bauxite ൽ നിന്ന് Aluminium വേർതിരിച്ചു എടുക്കുന്ന പ്രക്രിയക്ക് രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട്. Bauxite ൻറെ സാന്ദ്രണവും, സാന്ദ്രീകരിച്ച Aluminium ത്തി aluminium ത്തിന്റെ വൈദ്യുത വിശ്ലേഷണവും. bauxite ന്റെ സാന്ദ്രണ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് Leaching. Bauxite ൽ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് leaching. Bauxite, ഗാഢ Sodium Hydroxide ലായനിയുമായി ചേരുമ്പോൾ Sodium Aluminate ആയി മാറുന്നു. അരിച്ചുമാറ്റിയ ലായനിയിൽ അൽപം അവക്ഷിപ്തം ജലവും ചേർക്കുമ്പോൾ അവക്ഷിപ്തപ്പെടുന്നു. ഇതിനെ കഴുകി നന്നാക്കി ചൂടാക്കുമ്പോൾ Alumina ലഭിക്കുന്നു. Alumina യെ വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിച്ചു Aluminum നിർമ്മിക്കുന്നു. വസ്ത്രങ്ങൾക്ക് വെൺമ നൽകാൻ, വെൺമ നൽകുന്ന നീലമായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് Lapiz Lazuli. Aluminum ത്തിൻറെ നീല നിറമുള്ള ധാതുവാണ്‌ Lapiz Lazuli. Lapiz Lazuli വെൺമ നൽകുന്ന നീലം. അതാണ് Lapiz Lazuli. അഗ്നിശമനികൾ foaming agent ആയി ഉപയോഗിക്കുന്ന Aluminum സംയുക്‌തമാണ് Aluminum Hydroxide. ഇരുമ്പിനെ പറ്റിയുള്ള പ്രധാന വസ്‌തുതകൾ. ഇരുമ്പ്.

ഇരുമ്പ് വ്യാവസായികമായി നിർമിക്കുന്നത് Haematite ൽ നിന്നാണ്. ഇരുമ്പിൻറെ വ്യാവസായിക നിർമാണം Haematite ൽ നിന്നാണ്. Haematite നെ ഇരുമ്പാക്കി മാറ്റുന്ന സംവിധാനമാണ് Blast furnace. Haematite നെ നിരോക്സീകരിച്ചു Iron ആക്കി മാറ്റുന്നത് Carbonmonoxide ആണ്. പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന alloy steel ആണ്, Stainless steel. ഇരുമ്പ്, Chromium, Nickel, Carbon എന്നിവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. സ്ഥിരകാന്തങ്ങൾ നിർമിക്കാൻ ഉപയോഗിക്കുന്ന alloy steel ആണ് Alnico. ഇരുമ്പ്, Aluminum, Nickel, Cobalt എന്നിവയാണ് ഇതിൻറെ ഘടകങ്ങൾ. Heating coil കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന alloy steel ആണ് Nichrome. ഇരുമ്പ്, Nickel, Chromium, Carbon, Nichrome ൽ ആണ് ഇരിക്കുന്നത്. ഇരുമ്പ്, Nickel, Chromium, Carbon എന്നിവയാണ്. സ്വർണം. സ്വർണത്തിന്റെ പ്രതീകം Au. Aurum എന്ന Latin വാക്കിൽനിന്നാണ് സ്വർണം എന്ന പ്രതീകം Au ഉണ്ടായത്. സ്വർണത്തിന്റെ Atomic Number എഴുപത്തിഒൻപതാണ്. സ്വർണത്തിന്റെ Atomic Number എഴുപത്തിഒൻപത്. വെള്ളി, സ്വർണം, Tellurium ഈ മൂന്ന് മൂലകങ്ങളുള്ള ധാതുവാണ്‌ Sylvanite. ശുദ്ധമായ സ്വർണം. ഇരുപത്തിനാല് carat ആണ്. nine one six സ്വർണം എന്നത് ഇരുപത്തിരണ്ട് carat ആണ്. വെള്ളി Periodic table ലെ നാല്പത്തിയേഴാമത്തെ മൂലകമാണ് Argentum എന്ന വെള്ളി. ഇതിൻറെ പ്രതീകം Ag ആണ്. Argentum എന്ന വെള്ളി വെള്ളി അടങ്ങിയ ധാതുക്കൾ Proustitite, Pyrargyrite തുടങ്ങിയവയാണ്. വെള്ളി കറുത്തു പോകാൻ കാരണമാവുന്ന മൂലകമാണ് Sulphur. വെള്ളി കറുത്തു പോകാൻ കാരണമാവുന്ന മൂലകമാണ് Sulphur. Copper ആവർത്തനപ്പട്ടികയിലെ ഇരുപത്തൊമ്പതാമത്തെ മൂലകമാണ് Copper അഥവാ ചെമ്പ്. Cuprum എന്ന Latin ൽ ന്നാണ് Copper എന്ന് ഉണ്ടായത്. ചെമ്പിൻറെ അയിരുകൾ Chalcocite, Chalcopyrite, Cuprite. അടുത്തത് Tin. Atomic Number അമ്പതായ Tin ൻറെ പ്രതീകം Sn ആണ്. Atomic Number അമ്പത് ആണ് Tin ന്റെ പ്രതീകം Sn. Stannum എന്ന വാക്കിൽനിന്നാണ് പ്രതീകം രൂപപ്പെടുന്നത്‌. Stannum അതിലെ Sn ആണ് പ്രതീകം. Lead Atomic Number എൺപത്തിരണ്ട്‍ ആയ മൂലകമാണ് Lead. Tin ഉം Lead ഉം ചേർന്ന ലോഹസങ്കരമാണ് solder. Lead ൻറെ Atomic Number എൺപത്തിരണ്ട്‍. Tin ഉം Lead ഉം ചേർന്ന ലോഹസങ്കരമാണ് solder തിൻറെ പ്രധാന അയിരാണ് Galena. Galena, Lead, Sulphur ആണ്. Lead അടങ്ങിയ മറ്റു ധാതുക്കളാണ് Bauxite, Bauxonite, Cerussite, തുടങ്ങിയവ. Tin, Lead എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്നത് ഉരുക്കി വേർതിരിക്കൽ വഴിയാണ്. Zinc. Zinc ൻറെ Atomic Number മുപ്പത്. Tin ൻറെ Atomic Number അമ്പത്. Lead ൻറെ Atomic Number എൺപത്തിരണ്ട്‍. Zinc ന്റേത് മുപ്പത്. വെള്ളി നാല്പത്തിയേഴ്. സ്വർണം എഴുപത്തിയൊമ്പതു തുടങ്ങിയവയാണ് ഇപ്പൊ പഠിച്ചത്. Zinc നെ പറ്റി നോക്കാം. ഇരുമ്പ് തുരു~തുരുമ്പ് പിടിക്കാതിരിക്കാൻ zinc പൂശുന്ന പ്രവർത്തനമാണ് galvanization. Zinc ൻറെ പ്രധാന അയിരാണ് Calamine. Zinc ൻറെ പ്രധാന അയിരാണ് Calamine, Zinc Blende, Zincite, Franklinite, എന്നിവ. Nickel. Atomic Number ഇരുപത്തിയെട്ട് ആയ മൂലകമാണ് Nickel. Atomic Number ഇരുപത്തിയെട്ട്. സസ്യ എണ്ണയിലൂടെ Hydrogen കടത്തി വിട്ട് വനസ്‌പതി നിർമ്മിക്കുമ്പോൾ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് Nickel. Nickel ൻറെ പ്രധാന ധാതുക്കൾ Nickel Sulphide, Milletite, Nickel Silicate തുടങ്ങിയവ. അതാണ് Nickel Cobalt. Atomic Number ഇരുപത്തിഏഴാണ് Cobalt. Cobalt ൻറെ മുഖ്യ അയിരുകളാണ് Cobaltite, Skutterudite, Glaucodot. Radiation ചികിത്സക്കു ഉപയോഗിക്കുന്ന Cobalt isotope ആണ് Cobalt അറുപത്. Radiation ചികിത്സക്ക്. അത് cancer ചികിത്സ, Radiation ചികിത്സ ആണ്. അതാണ് Cobalt അറുപത്. Cobalt അടങ്ങിയ ലോഹസങ്കരമാണ് Alnico. ഇത് ശക്‌തിയേറിയ കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. alnico. Aluminum, Nickel, Cobalt തുടങ്ങിയവ. Manganese Atomic Number ഇരുപത്തിയഞ്ച് ആയ മൂലകമാണ് manganese പ്രതീകം Mn. Atomic Number ഇരുപത്തിയഞ്ച്. Manganese ലോഹത്തിൻറെ പ്രധാന അയിരാണ് Pyrolusite അഥവാ Manganese dioxide. Potassium Permanganate നിർമ്മിക്കുന്നത് Pyrolusite ധാതുവിൽനിന്നാണ്. റയിൽപാളവും മറ്റും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൽ ചേർക്കുന്ന ലോഹമാണ് Manganese. Tungsten.

Bulb ലെ filament നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് Tungsten. Tungsten steel നിർമ്മിക്കാൻ Tungsten ഉപയോഗിക്കുന്നു. Scheelite, Ferberite എന്നിവയാണ് Tungsten ൻറെ പ്രധാന ആയിരുകൾ. Chromium ആവർത്തനപ്പട്ടികയിൽ Atomic Number ഇരുപത്തിനാലാമത്തെ മൂലകം. Heating coil നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് Nichrome. Nickel, Chromium, ഇരുമ്പ് എന്നിവയാണ് ഇതിലെ ഘടകലോഹങ്ങൾ. Chromium ത്തിൻറെ ഏക അയിരാണ് Iron Chromium chromium. Atomic Number ഇരുപത്തിനാല്. Titanium ഭാവിയുടെ ലോഹം. അത്ഭുതലോഹം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് Titanium. Paint ൽ വെളുത്ത pigment ആയി ഉപയോഗപ്പെടുത്തുന്ന Titanium സംയുക്‌തമാണ് Titanium Dioxide Titanium ത്തിൻറെ അയിര് Ilmenite. Ilmenite, Rutile എന്നിവ Titanium ത്തിൻറെ അയിരാണ്. Titanium ത്തിൻറെ Atomic Number ഇരുപത്തിരണ്ട്. Paint ൽ വെളുത്ത pigment ആയി ഉപയോഗപ്പെടുത്തുന്ന Titanium സംയുക്‌തമാണ് Titanium Dioxide. Mercury. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് Mercury ഏറ്റവും കുറഞ്ഞ തിളനില ഉള്ള ലോഹമാണ് Mercury. Mercury യുടെ തിളനില മുന്നൂറ്റിഅമ്പത്തിയേഴു degree celsius. Mercury യുടെ അളവ് രേഖപ്പെടുത്തുന്ന unit ആണ് pascals. Mercury യുടെ അളവ് രേഖപ്പെടുത്തുന്ന unit ആണ് pascals. Quick Silver എന്നറിയപ്പെടുന്ന ലോഹം Mercury ആണ്. Mercury യുടെ അയിരാണ് Cinnabar. Mercury ചേർത്ത ലോഹസങ്കരമാണ് Amalgam. Mercury യുടെ ലോഹസങ്കരം~ലോഹസങ്കരം Amalgam മാണ്. കണ്ണാടിയിൽ പൂശുന്ന mercury സംയുക്തം Tin amalgam ആണ്. Minamata ദുരന്ത~ദുരന്തത്തിന് കാരണമായത് Methyl Mercury ആണ്. Methyl Mercury യാണ് Minamata ദുരന്തത്തിന് കാരണമായത്. Uranium. അറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള പ്രകൃതിദത്ത മൂലകമാണ് Uranium. Uranium ത്തിൻറെ Atomic Number തൊണ്ണൂറ്റിരണ്ട്‌. അറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ളതാണ്. Atomic Number തൊണ്ണൂറ്റിരണ്ട്‌. Uranium Oxide ആണ് Yellow cake എന്ന് അറിയപ്പെടുന്നത്. പ്രതീക്ഷയുടെ ലോഹം എന്ന അപരനാമത്തിലുള്ള ലോഹമാണ് Uranium. ഇത്രയും ലോഹങ്ങളെ പറ്റിയാണ് പ്രധാന ലോഹങ്ങൾ നമ്മൾ ചർച്ച ചെയ്‌തത്‌. ഇരുമ്പ്, സ്വർണം, വെള്ളി, Copper, Tin, Lead, Zinc, Nickel, Cobalt, Manganese, Tungsten, Chromium, Titanium, Mercury, Uranium എന്നിവ നന്ദി. ഇതോടെ അവസാനിക്കുന്നു. ആ നേരത്ത് ചാരു മരത്തണലിൽ ഇരുന്നു പറഞ്ഞു അമൽ, അമലും എഴുതിത്തുടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അമൽ ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്തുകൊണ്ട്? എങ്കിൽ, നമ്മുടെ ഈ തോട്ടത്തിനെ വർണ്ണിച്ചുകൊണ്ട് ഒരു കഥഎഴുതിപ്പിക്കാമായിരുന്നു. ഈ തടാകം, മാൻപേടയുടെ മുറി, ഈ അമ്പഴ മര ചുവട് എല്ലാം ആ കഥയിൽ ഉണ്ടാവണം. അവളുടെ രഹസ്യം, നമ്മൾ രണ്ടുപേർക്കും മാത്രമല്ലാതെ മറ്റാരും അറിയുകയില്ല. അമൽ ഒന്ന് എഴുതാൻ ശ്രമിക്കൂ തീർച്ചയായും അമലിന് സാധിക്കും. ശരി ശരി എഴുതാൻ ആയാൽ എനിക്ക് എന്ത് തരും? എന്താണ് വേണ്ടത്? എൻറെ കൊതുകു വലയുടെ മേൽവശത്ത് ഞാനൊരു ചിത്രം വരച്ചുവെക്കാം. അതിൽ എഴുതാൻ silk നൂലുകൊണ്ട് തുന്നിത്തരേണ്ടിവരും. എല്ലാം വലിയ മോഹങ്ങൾ ആണ്. എപ്പോഴും കൊതുക് വലയുടെ മേൽവശത്ത്, ആരെങ്കിലും തുന്നുമോ കൊതുകു വലയെ സാധനമായി വെച്ച് അതിനെ കാരാഗ്രഹമായി കണക്കാക്കുന്നതിനെതിരായി അമൽ ഒരു ചെറു പ്രസംഗം നടത്തി. ലോകത്തിലെ മുക്കാൽ ഭാഗം ആളുകൾക്കും സൗന്ദര്യബോധം ഇല്ലെന്നും സൗന്ദര്യ ദാഹത്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അലട്ടുന്ന ഒരു പ്രശ്നമല്ലെന്നും ചാരു ഈ പറഞ്ഞത് അതിനുദാഹരണം ആണെന്നും പറഞ്ഞു. ചാരു കേട്ടതും ഒരു കാര്യം മനസ്സിൽ പറഞ്ഞു. എന്തായാലും രണ്ടുപേർക്കുള്ള ഈ കമ്മിറ്റി ആ മുക്കാൽ ഭാഗത്തിൽ ഉൾപ്പെട്ടില്ലല്ലോ, അപ്പോൾ അവൾ അതോർത്ത് സന്തോഷിച്ചു. ശരി ഞാൻ ചൊല്ലി തരാം. അമൽ എഴുതണം. രഹസ്യഭാവത്തിൽ അമൽ ചോദിച്ചു എന്താ എനിക്ക് എഴുതാൻ കഴിയില്ല എന്നാണോ വിചാരിച്ചത്, സാറ ഉത്സഹത്തോടെ പറഞ്ഞു അപ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ? എന്നെ കാണിച്ചു തരൂ ഇന്ന് വേണ്ട ചേട്ടത്തിയമ്മേ അല്ല ഇന്ന് തന്നെ എനിക്ക് കാണണം. വേഗം എടുത്തു കൊണ്ടുവരു താൻ എഴുതിയത് ചാരുവിനെ കാണിക്കണം എന്ന വ്യഗ്രത അമലിനെ ഓരോ ദിവസവും അലട്ടിയിരുന്നു. ചാരു വായിച്ചശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ചാരു അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന സംശയം അമലിനെ തടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അമൽ പുസ്തകം എടുത്തു കൊണ്ടു വന്നു മുഖം ചുമന്നു അവൻ ഒന്നു ചുമച്ചു പിന്നെ വായിക്കാൻ തുടങ്ങി. ചാരു മരത്തിന്മേൽ ചാരി കാലുകൾ പുല്ലിന്മേൽ നീട്ടിവെച്ചിരുന്നു കേൾക്കുന്നു. എഴുത്തിന്റെ വിഷയം എൻറെ പുസ്തകം എന്നാണ് അമൽ വായിച്ചു. എ~എൻറെ വെളുത്ത പുസ്തകം എൻറെ കല്പനകൾ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 മുനത്താളിൽ അവസാന വരി എഴുതി ഉപസംഹാരം എഴുതുന്ന ആ ദിവസം എന്നാണ്? എവിടെയാണ്? നിൻറെ ഈ ശുബ്ര ശിശു കടലാസ് ഏടുകൾ എന്നെന്നേക്കുമായി മഷി ചീന്തമാക്കി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

കൂടെയുള്ളവർ യുവതി രസവും സ്വാദും പുതിയത് അപരാനത്തിലെ വെളിച്ചത്തിൽ നീണ്ട് കിടന്ന നിഴലുകളിൽ രഹസ്യമയമായഎന്തോ അനുഭവപ്പെട്ടു. ചാരു അതിനിടയ്ക്ക് പറഞ്ഞു അമൽ കുറച്ച് അമ്പഴങ്ങ പറിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ മന്ദയോട് എന്താ പറയുക? മൂഢയായ മന്ദയോട് അവരുടെ എഴുത്തും വായനയും സംബന്ധിച്ച് പറയുകയേ വേണ്ട, അതിനാൽ അമ്പഴങ്ങ പറിച്ചെടുത്തു കൊണ്ടു പോകേണ്ടിവന്നു. തോട്ടത്തെ കുറിച്ചുള്ള ആലോചനകളും plan കളും സങ്കൽപ്പങ്ങളും സംബന്ധിച്ച അനന്തമായ ഭാവനകൾക്കുള്ളിൽ എന്താണ് നഷ്ടപ്പെട്ടു പോയതെന്ന് അമലും ചാരുവും അറിഞ്ഞത് തന്നെ ഇല്ല. ഇപ്പോൾ, അമൽ എഴുതുന്നതിൽ ആണ് അവരുടെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, എന്ത് എഴുതണം? എന്തെഴുതി? എഴുതിയതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നിങ്ങനെ പോകുന്നു ദിനങ്ങൾ. അവൻ ഒരു ദിവസം പറഞ്ഞു ചേട്ടത്തിയമ്മേ, അതിശയകരമായ ഒരു കാര്യം തലയ്ക്കകത്ത് വന്നിട്ടുണ്ട് ചാരു ഉത്സാഹത്തോടെ എണീറ്റ് പറഞ്ഞു വരൂ വരൂ തെക്കുവശത്തെ വരാന്തയിൽ ചെന്നിരിക്കാം വെറ്റില മുറുക്കാനും പാമ്പിനോട് ഉണ്ടാക്കാൻ ആയി മന്ദ ഇപ്പോൾ ഇവിടെ വരും. ചാരു കാശ്മീരി വരാന്തയിലെ പഴയ ചൂരൽ കൊണ്ടുള്ള ചാരുകസേരയിൽ ഇരുന്നു. അമൽ താഴെയുള്ള കുറച്ചു ഉയർന്ന സ്ഥാനത്ത് കാല് കീഴ്പ്പോട്ട് ഇട്ടിരുന്നു. അമൽ